ആ എടാ നിനക്ക് ഇപ്പഴത്തേ വിദ്യഭ്യാസമേഗനേനെകുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഇപ്പോഴത്തെ വിദ്യാഭാസമേഖലാ വല്ല്യൊരു തകർച്ചിയിലാണെന്നാണ് എന്റൊരഭിപ്രായം. കാരണം ഏഹ് വിദ്യാഭാസം എന്നുപറഞ്ഞുകഴിഞ്ഞാ വളരെയധികം പുസ്തകത്താളുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിട്ട് തോന്നീട്ടുള്ളത്. കാരണം സമഗ്രമായിട്ട് വിദ്യാർത്ഥികളുടെ വികസനത്തിന് തെ ആസ്പദമാക്കീട്ടല്ല ഇപ്പഴൊത്തൊരു വിദ്യാഭാസം നടന്നോണ്ടിരിക്കുന്നത്. വെറും പുസ്തകങ്ങളിലൊള്ളകാര്യങ്ങള് പഠിക്കുക

അതിലെഴുതി കൂടുതൽ മാർക്ക് നേടുക നേടുകാ എന്നല്ലാതെ അവൻ്റെജീവിതത്തില് അത് എത്രത്തോളം അവന് ഉപയോഗപ്രദമാകൂന്നുള്ള കാര്യത്തില് ഉച്ചുനോക്കുവാണെങ്കില് നമ്മുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലാണെന്നാണ് എൻറെഭിപ്രായം. അമ്മുവിന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസമേഖലയെപറ്റി എന്താഅഭിപ്രായം? ഏഹ് അമ്മു എന്താണ് അതിനോട് പറയാനുള്ളത്?

പണ്ടത്തെവെച്ച്നോക്കുമ്പോഴത്തേക്കും പയങ്കരായിട്ട് ആഹ് ഇപ്പൊ പുത്തൻ സാങ്കേതികവിദ്ധ്യേടൊക്കെ വരവോടുകൂടി

ഒരൂ താല്പര്യക്കൂടുതലൊക്കെ കാണുന്നുണ്ട്. അപോലെതന്നെ ഉപരിപഠനത്തിന്റെ കാര്യം എടുത്ത്നോക്കിയാലും ആം അഹ്അ വരുന്നകുട്ടികളുടെ എണ്ണംകൂടുന്നുണ്ട് നല്ലോണം. പിന്നെനിക്ക് പറയാനുള്ളത് ചെറുതായിട്ട് വിദ്യാഭാസമേഖല ഒരൂ വ്യവസായമായിട്ട്മാറുന്നുണ്ടോഎന്ന് പലപ്പൊഴുംതോന്നീട്ടുണ്ട്. നിനക്ക് അങ്ങനെ തോന്നീട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കും വിദ്യാഭാസമേഖലഒരു വ്യാവസായക മാണെന്നെനിക്കുതോന്നീട്ടുണ്ട്. കാരണം വിദ്യാഭാസമെന്ന്പറഞ്ഞാൽ എന്തൊക്കെപറഞ്ഞാലും ഒരു സേവനമാണ്. ഏഹ് എല്ലാവർക്കും നല്ലൊരു വിദ്യാഭാസംനൽകുകാ എന്നതാണ് ഇന്ത്യൻഭരണകടനേലെ ഒരു വല്ലി ഒരു വല്ല്യൊരു ഏഹ് അവകാശമാണ്. അപ്പം അത്തരത്തിലുള്ള അവകാശം

ഏഹ് നിഷേധിക്കപ്പെടുന്നുണ്ടൊരുവല്യസമൂഹത്തിനിന്നെനിക്ക് പലപ്പൊഴുംതോന്നീട്ടുണ്ട്. നല്ല വിദ്യാഭാസം ഒരുവിഭാഗം ജ എഹ് ഒ ഓവി വിദ്യാർത്ഥികൾക്കും മറ്റുവിഭാഗവിദ്യാർത്ഥികൾക്ക് നല്ല കോലത്തിലുള്ള വിദ്യാഭാസം ലഭിക്കുന്നില്ലാന്നെനിക്ക് തോന്നീട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവുംകൂടുതൽ അലട്ടുന്നൊരു പ്രശ്നംന്നുപറഞ്ഞുകഴിഞ്ഞാൽ വിദ്യാഭാസംന്ന്പറഞ്ഞാൽ വെറും പഠനമേഖലയിൽ മാത്രായിട്ട് ഒതുങ്ങിപ്പോവുകയാണ്. കായികമേഖലയും ഒരു നല്ലൊരു വിദ്യാഭാസമായിട്ട് അതിലുൾപ്പെടുത്തേണ്ടതെന്ന് അമ്മുവിന് തോന്നാറില്ലേ?

പലയിടത്തും. അതൊരൂ ആഹ് ഒരുപ്രധാന ആഹ് പാഠ്യപദ്ധതീന്നുൾപ്പെടുത്തുന്നില്ല. അതിന് പുതിയപുതിയാ

അതേയാതെയതെ. അതുവളരേ ശരിയാണ് അമ്മുപറഞ്ഞത്. വല്ല്യൊരുമാറ്റം ഈയോരുമേഖലയിൽ വളരേറെപറയാനുണ്ട്.

എഹ് നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതൽ പ്രകൃതിയായിട്ട് ഇണങ്ങുന്നില്ലാ എന്ന്എനിക്ക് തോന്നാറുണ്ട് .കൂടുതലും മൊബൈൽഫോണുകളിലും, കംപ്യൂട്ടറ്പോലുള്ള ആധുനിക ഉല്പന്നങ്ങളിലാണ് അവ ആശ്രയിക്കുന്നത്‌ന്നെനിക്ക് പലപ്പോഴും ചിലങ്ക ചിന്തഅലട്ടാറുണ്ട്. അമ്മുവിനെന്താണ് ഇതിനെപറ്റി പറയാനുള്ളത്? അ അതുശരിയാണിപ്പഴത്തെ ഇപ്പം നമ്മള് ഏഹ് വിദ്യാലയങ്ങളെടുത്താലും അവരുടെ പഠനം സുഗമാ സുഗമാക്കാനായിട്ട് പുതിയ സാങ്കേതികവിദ്യയിലൂടെത്തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോ അവർക്ക് വേറൊരു മാർഗ്ഗമില്ലാതാവുകയാണ്. അത് പിന്തുടരുകാഎന്നല്ലാതെ. ആഹ് ഇപ്പ പൊതുവിദ്യാഭാസമേഖല ആഹ് ഇപ്പ നമ്മുടെ ഗവണ്മെന്റ് ഏഹ് വിദ്യാലയങ്ങളൊക്കെ എടുത്ത്നോക്കുകയാണെങ്കിലും അവിടേ പയങ്കര ഉം ഇപ്പ പരീക്ഷണശാലകളുടെയൊക്കെ ബയങ്കരകുറവനുഭവപ്പെടുന്നുണ്ട്. അത്കൊണ്ടൊക്കെത്തന്നെ വിദ്യാർത്ഥികള് ഏഹ് സ്വകാര്യമേഖലയിലോട്ട് പോകുന്നു. പയങ്കരായിട്ട്.

രാജ്യത്തോട്ട് പോവുകയാണ്. വിദേശങ്ങളിലോട്ട് അവര്ചേക്കേറുകയാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ലാ. സ്വന്തം നാട്ടിലെ വിദ്യാഭാസനയത്തോട് അവക്ക് ആഹ് അമർഷവും, പുച്ഛവുമാണുള്ളത്. അവർക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിലവര് വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നതെന്നാണ് അമ്മുവിന്റൊരഭിപ്രായം? ആ ഞാനുമത് ഞാനുമത് ഒരുപാട് ശ്രെദ്ദിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ആഹ് പുറത്ത്പഠിക്കാൻപോകുന്നാ കുട്ടികളുടെയെണ്ണം ഗണ്യമായികൂടുന്നുണ്ട്. ഇപ്പം ആഹ് പറയാനാണെങ്കിൽ നമ്മൾടേ പൊതുവിദ്യാഭാസമേഖല അല്ലെങ്കി നമ്മടെസർവ്വകലാശാലകൾക്ക്

ഏഹ് നല്ലൊരു സൗഹൃദപരമായഒരു പരിസ്ഥതിഒരുക്കികൊടുക്കാനായിട്ട് ആഹ് നമ്മടെനാട്ടിലെ സർവ്വകലാശാലകൾക്കായാലും, വിദ്യാലങ്ങൾക്കായാലും സാധിക്കുന്നില്ലാ എന്നാണെനിക്ക് തോന്നുന്നത്. അപ്പൊ ശരിയെടാ.